ലിബ്രിയോഫീസ് Writerലെ ലോക്കൽ ലാംഗ്വേജസിൽ ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ ലിബ്രിയോഫീസ് Writerൽ കണ്ണട ടെക്സ്റ്റ് എഴുതുന്നതെങ്ങനെയെന്ന് പരിചയപ്പെടാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334 ഇപ്പോൾ LibreOfficeൽ കണ്ണട ടൈപ്പിംഗ് കോൺഫിഗർ ചെയ്യുന്നതാണ് വിശദീകരിക്കുന്നതെങ്കിലും ഈ രീതി മറ്റ് ഏത് ഭാഷ കൺഫ്യൂഗർ ചെയ്യാനും ഉപയോഗപ്പെടുത്താവുന്നതാണ്
പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിക്കുക
കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റിലെ സിനാപ്റ്റിക് പാക്കേജ് Managerനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലുകൾ സന്ദർശിക്കുക
കോൺഫിഗറേഷൻ നാല് സ്റ്റെപ്പുകളിലായി പൂർത്തിയാക്കുന്നു
സ്കിം നിങ്ങളുടെ കംപ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക
ഇല്ലെങ്കിൽ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് താഴെ പറയുന്ന പാക്കേജുകൾ മാർക്ക് ചെയ്ത് സ്കിം ഇൻസ്റ്റോൾ ചെയ്യുക
ഇത് ചെയ്ത് കഴിയുന്നത് വരെ ട്യൂട്ടോറിയൽ പോസ് ചെയ്യുക
അടുത്തതായി കീ ബോർഡ് ഇൻപുട്ട് മെത്തോട് ആയി scim ഇമ്മോഡുലെ സിലക്റ്റ് ചെയ്യുക
ടെക്സ്റ്റ് ഇൻപുട്ടിന്റെ ഭാഷയായി കന്നഡ തിരഞ്ഞെടുക്കാൻ സ്കിം കോൺഫിഗർ ചെയ്യുക
കോംപ്ലക്സ് ടെക്സ്റ്റ് layoutനായി കന്നഡ തിരഞ്ഞെടുക്കാൻ ലിബ്രിയോഫീസ് കോൺഫിഗർ ചെയ്യുക
ഇപ്പോൾ ഈ സ്റ്റെപ്പുകൾ വിശദമാക്കാം
ക്ലിക്ക് ചെയ്യുക സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ലാംഗ്വേജ് സപ്പോർട്ട്
സ്ക്രീനിൽ റിമൈൻഡ് മെ ലേറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റോൾ നോവ് കാണുകയാണെങ്കിൽ റിമൈൻഡ് മെ ലേറ്റർ ക്ലിക്ക് ചെയ്യുക
കീ ബോർഡ് ഇൻപുട്ട് മെത്തോട് സിസ്റ്റത്തിൽ scim ഇമ്മോഡുലെ സിലക്റ്റ് ചെയ്യുക
ഇവിടെ ഇത് നേരത്തേ സിലക്റ്റ് ചെയ്തിട്ടുണ്ട്
മൂന്നാമതായി സ്കിം കോൺഫിഗർ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക സിസ്റ്റം പ്രഫറൻസസ് സ്കിം ഇപ്പോൾ സ്ക്രീനിലിത് കാണാൻ കഴിയില്ല
പക്ഷേ നിങ്ങളുടെ കംപ്യൂട്ടറിൽ ഇത് ശ്രമിച്ച് നോക്കുമ്പോൾ ഇത് കാണാം
IMEngineന് താഴെ ഗ്ലോബൽ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റ് processingനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഭാഷകളുടേയും ഒരു ലിസ്റ്റ് സ്കിം കാണിക്കുന്നു
ഇതിൽ ഇന്ത്യൻ ഭാഷകളായ ഹിന്ദി കന്നഡ ബംഗാളി ഗുജറാത്തി തമിഴ് തെലുഗ് മലയാളം ഉർദു തുടങ്ങിയവ ഉൾപ്പെടുന്നു
നമ്മുടെ ട്യൂട്ടോറിയലിനായി ഹിന്ദിയും കന്നഡയും തിരഞ്ഞെടുക്കുന്നു
നിങ്ങളുടെ കോൺഫിഗറേഷൻ സേവ് ചെയ്യാനായി ഒക് ക്ലിക്ക് ചെയ്യുക
SCIMൽ വരുത്തിയ മാറ്റങ്ങൾ ഉറപ്പിക്കുന്നതിനായി മെഷീൻ റീസ്റ്റാർട്ട് ചെയ്യുക
അങ്ങനെ ചെയ്ത ശേഷം ട്യൂട്ടോറിയലിലേക്ക് തിരികെ വരിക
ഇപ്പോൾ LibreOfficeൽ കന്നഡ പ്രോസസിങ് കോൺഫിഗർ ചെയ്യാം
ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻസ് ഓഫീസ് ലിബ്രിയോഫീസ് വ്രൈട്ടർ
മെയിൻ മെനുവിൽ ടൂൾസ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓപ്ഷൻസ്
ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് കാണാം
ഈ ബോക്സിൽ ലാംഗ്വേജ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ലാംഗ്വേജസ് ഓപ്ഷൻ
എനബിൾഡ് ഫോർ കോംപ്ലക്സ് ടെക്സ്റ്റ് ലേയൂട്ട് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക
സിടിഎൽ ഡ്രോപ്പ് ഡൌണിൽ നിന്ന് കന്നഡ സിലക്റ്റ് ചെയ്യുക
ഡിഫാൾട്ടായി നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് ആയി കന്നഡ സെറ്റ് ചെയ്യുന്നു
ഒക് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ കന്നഡയിലും ഇംഗ്ലീഷിലും ഓരോ വാചകം ടൈപ്പ് ചെയ്യാം
നമുക്ക് ബരഹ മെത്തോട് നുടി മെത്തോട് യൂണിക്കോട് ഫോണ്ട്സ് എന്നിവ ഉപയോഗിക്കാം
അവസാനമായി ഫയൽ സേവ് ചെയ്യാം
ഇപ്പോൾ ഇത് കാണിച്ച് തരാം
തുറക്കപ്പെട്ട ടെക്സ്റ്റ് ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്യുക ഉബുന്റു gnuലിനക്സ് സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വിത്ത് ലിബ്രിയോഫീസ്
കണ്ട്രോൾ കീയിൽ പ്രസ് ചെയ്ത് കൊണ്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യുക
സ്ക്രീനിന് താഴെ വലത് വശത്ത് ഒരു ചെറിയ വിൻഡോ തുറക്കുന്നു
ബരഹ methodന് സമാനമായ രീതിയിൽ ലളിതമായ ഫോണാറ്റിക് methodൽ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ കണ്ണട kn ഇട്രാൻസ് സിലക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നുടി കീബോർഡ് ലേയൂട്ട് വേണമെങ്കിൽ കണ്ണട - കെഎൻ കെജിപി ക്ലിക്ക് ചെയ്യുക
ഞാൻ kn ഇട്രാൻസ് ഇൻപുട്ട് മെത്തോട് ഉപയോഗിക്കുന്നു
ഇത് ലളിതവും തുടക്കകാർക്ക് എളുപ്പവും ആണ്
സാർവജനിക തന്ത്രാംശ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക
സ്ക്രീനിൽ ഇപ്പോൾ കന്നഡ ടെക്സ്റ്റ് കാണാം
കണ്ട്രോൾ കീയിൽ പ്രസ് ചെയ്ത് കൊണ്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യുക
വിൻഡോ അപ്രത്യക്ഷമാകുന്നു
നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം
കണ്ട്രോൾ കെയ് പ്ലസ് സ്പേസ് ബാർ ഇംഗ്ലീഷിൽ നിന്നും മറ്റ് ഭാഷകളിലേക്കും തിരിച്ചും മാറാൻ സഹായിക്കുന്നു
കന്നഡ ടെക്സ്റ്റ് പ്രോസസിങ്ങിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്

യൂണിക്കോട് പൊതുവെ സ്വീകാര്യമായ ഫോണ്ട് ആയതിനാൽ നമ്മളിവിടെ യൂണിക്കോട് ഫോണ്ട് ഉപയോഗിക്കുന്നു
ഞാൻ ഉപയോഗിക്കുന്ന യൂണിക്കോട് ഫോണ്ട് ലോഹിത് കണ്ണട ആണ്
ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നത് കന്നഡ ടെക്സ്റ്റ് പ്രോസസിംഗ് ആണ്
എന്നാൽ ലിബ്രിയോഫീസ് Writerൽ സ്കിം ഇൻപുട്ട് Methodലെ ഏത് ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുന്നതിനും ഇതേ രീതി പിന്തുടരാവുന്നതാണ്
അവസാനമായി ഒരു അസൈൻമെന്റ് മലയാളത്തിലെ മൂന്ന് ബുക്കുകളുടെ പേര് ടൈപ്പ് ചെയ്യുക
titleകൾക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷൻ കൊടുക്കുക
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഉബുണ്ടുവിലും LibreOfficeലും കീബോർഡ് ലാംഗ്വേജ് സെറ്റിംഗ്സ് കോൺഫിഗർ ചെയ്യാൻ
വിവിധ രീതികളിൽ ടൈപ്പ് ചെയുന്നത്
ഉദാഹരണത്തിന് ബരഹ നുടി
രണ്ട് ഭാഷകളിലുള്ള ഒരു ഡോക്യുമെന്റ് എഴുതുന്നത്
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ